അതിലൊരെണ്ണം സെലക്ട് ചെയ്യലാണ്.

അഹ് അതെ. പിന്നെ കൂടെയുള്ള എക്സാം എഴുതാനുള്ള. എങ്ങനെ എങ്ങനെ എക്സാമിന്റെ കാര്യം?

എനിക്ക് മനസിലായില്ല ഈ പറയെണ. അഞ്ചു മണിക്കൂർ ആണെന്ന് തോന്നുന്നു എക്സാം വരുന്ന.

എക്സാം എങ്ങനെയാ ഓൺലൈൻ ആയിട്ട് ആണോ അല്ലെങ്കില് അല്ലാതെ ആണോ? ഓൺലൈനും ഉണ്ട് ഓഫ്‌ലൈനും ഉണ്ട്, നമ്മള് ക്ലാസ് എങ്ങനെ ചൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും എക്സാം. ക്ലാസ് അനുസരിച്ചിട്ട്. പിന്നെ സാലറിയും കാര്യങ്ങളും എങ്ങനെയാ?

എന്താ? അല്ലാ നിനക്ക് കുറച്ച് സിംപിളായിട്ട് തോന്നുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ. ആഹ് ഇപ്പോഴൊന്നും കുഴപ്പമില്ല. അനാട്ടമി ആണെങ്കിലും ഐസിഡി ആണെങ്കിലും അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇല്ല, എല്ലാം കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്.

ആഹ് അനാട്ടമി ഇപ്പോ ഈ മന്തോടെ കഴിയും, കഴിയാനുള്ളതായി. മിനിമം അനാട്ടമി? ഐസിഡി. ഐസിഡി ഉം എന്തൊക്കെ കഴിഞ്ഞേ? അത് കഴിഞ്ഞോ?

വെറെ ബാച്ചില് വരും കാരണം ഐസിഡി ഇനി ഒരു രണ്ടു മൂന്ന് ചാപ്റ്ററും കൂടിയേയുള്ളു അപ്പൊ അത് കഴിഞ്ഞാല് വെറെ വെറെ എന്തെങ്കിലുമൊക്കെ പിന്നെ ബാക്കി അതിനെക്കുറിച്ചൊന്നും നമ്മക്ക് അറിയലുണ്ടാകില്ലലോ അവിടെയുള്ള കോഴ്സ്ക്കളെ കുറിച്ചൊന്നും. കോഴ്സ് എച്ച്ആർ അഡ്മിൻസ്ട്രഷൻ ഉണ്ട്. അതെങ്ങനെയാ സംഭവം? എത്ര നാളത്തെ കോഴ്സ് ഉണ്ട്?

അതാ ഞാൻ ചോദിച്ചത് അനക് അതിനെക്കുറിച്ചു അറിയുമോ എന്നുള്ളത്. പിന്നെന്താ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. എനിക്ക് ഈ കോഴ്സ് എടുക്കാൻ അല്ലാതെ അന്റെ അടുത്ത് എടുക്കാൻ വെറെ എന്തെങ്കിലും ഉണ്ടോ?

വെറെ

വെറെ എന്താ ചെയ്യല് അതിനിപ്പോൾ ലാബിന് പോകുവാണെങ്കിലും പരിപാടി എന്തെങ്കിലും വെറെ ഉണ്ടോ?

ഇന്നില്ലാ, വർക്കിക് പോയിരിക്കുന്നു? ഇല്ല ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞാല് ചാലിക്കര ആയതേ ഉള്ളു.

അതുകഴിഞ്ഞു ഇവിടെ എങ്ങനെയാന്നെന്നു വച്ചാൽ ലാസ്‌റ് മന്താകുമ്പോൾ ഒരു ട്വൽവ് ഡേയ്സ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നാ. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ആഹ് അത് തന്നെ അപ്പൊ അതിന്റെ ട്വൽവ് ഡേയ്സ് ചെയ്യാനുണ്ട്. സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടുമായിരിക്കില്ലേ?

അതിൻറെ സർവീസിന്റെ ഒക്കെ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടുവായിരിക്കുമല്ലേ? ആഹ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അത് നമ്മള് യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ അപ്‌ലോഡ് ചെയ്യണം.

പിന്നെ വീട്ടിലൊക്കെ എങ്ങനെ പോകുന്നു? വീട്ടിലൊന്നും കുഴപ്പൊ

ഇപ്പോൾ കേൾക്കുന്നില്ലേ അനക്? അഹ് കേൾക്കുന്നുണ്ട്.

സപ്പോർട്ട് അല്ലെ എല്ലാവരും ഇത് പോന്നതിനൊക്കെ?

ആണോ, എവിടാണ് ചേരാൻ നോക്കുന്നത്?

ചേരാൻ പറ്റുമോ അല്ല എങ്ങനെ ആണെന്നുള്ളതൊക്കെ അറിയാമല്ലോ. ആഹ് അതെ ഇതിന് ഡിഗ്രിവേണമെന്ന് തോന്നുന്നുണ്ട്. ആഹ് ഡിഗ്രി വേണമെന്ന് നീ പറഞ്ഞിരിക്കുന്നു അതാ ഞാൻ ചോദിച്ചത്. അതിലെങ്കിലും പ്രശ്‌നമില്ല ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തുകൂടെ. ആഹ്

പ്ലസ് ടു കോമേഴ്‌സ് ആയിരുന്നു. നീ ഏതായിരുന്നു പ്ലസ് ടു എടുത്തേ? ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. ഉം കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ ചായുട്ച്ചൊ?

ആഹ് നീ വീട്ടിൽ ചോറുണ്ണാൻ നേരത്തെ എത്തുള്ളു?

ഏർ ഫുൾ ഫ്രീയായിട് ഇരിക്കാൻ നേരമില്ലല്ലേ? രാത്രിയാക്കുമല്ലേ അവിടുന്ന് കഴിഞ്ഞിട്ട് വരാൻ ഇയ്യ്‌? ആഹ് അവിടെ ഓരോ ഓരോ ഡേയ്ക്ക് ഓരോ വീട്ടിലാണ് അപ്പൊ എത്ര വീടുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ടൈമിംഗ് തരിക. ഉം എടി ഇനി അതല്ല അതിനെക്കുറിച്ച് വേറെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നമ്മുക്ക് നോക്കിയാൽ അറിയാൻ കഴിയുമോ? ആഹ് യൂട്യൂബില് ഗൂഗ്‌ളിലൊക്കെ നോക്കിയാ മതി. എനിക്ക് ഒരു ഇന്റർവ്യൂവിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഒരു സെവൻ ഡെയ്‌സിന്റെ അപ്പൊ അതില് നമുക്കു ഓരോ ഓരോ കോഴ്സിനെ പറ്റി അറിയാൻ കഴിഞ്ഞു. ഒരു ടീം ആയിട്ട് നില്ക്കും പല കോഴ്സിനെ പറ്റിയിട്ടും അപ്പൊ ഇതേ പോലെ നമ്മുക്ക് ഇതില് ഏത് ഡിപ്പാർട്മെന്റ് ഏത് ബാക്ഗ്രൗണ്ട്സിലുള്ള ആൾക്കാർക്കും ഫോളോ ചെയാൻ പറ്റുന്നതാണ് മെഡിക്കൽ കോഡിങ് എന്ന് കണ്ടു.

ഞാൻ ബി. എ ഇംഗ്ലീഷിന് ആണല്ലോ മെഡികൽ ഫീൽഡ് ഇഷ്‌ടം ആയതുകൊണ്ടാണ് മറ്റേ ചൂസ് ചെയ്തത്. ഇഷ്‌ടയൊണ്ട്, എനിക്ക് അതൊക്കെ ഇഷ്ടം ആണ് പക്ഷെ പ്ലസ് ടു ആണല്ലോ.

മെഡിക്കൽ ഫീൽഡ് ഇഷ്‌ടമാക്കണം പിന്നീട് ഈ പ്രോഗ്രാമിങ്ങും ഒക്കെ അതുകൊണ്ടാണ് ഈ പേര്. ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കിയാ മതിയാകും അല്ലേ, നിക്ക് അവരുടെ നമ്പറ് സെൻറ് ചെയ്ത് തരി. അഹ് ഞാൻ നമ്പർ ഇപ്പോ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. വിളിച്ച് അനേഷിച്ചാൽ അറിയാല്ലോ പ്ലസ് ടു സ്കോപ്പ്‌ ഉണ്ടോ ഇല്ലിയോ എന്ന്. ഉണ്ടാകണം, കോമേഴ്‌സ് അല്ലേ നീ ഏതു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും പറ്റും.

പ്ലേസ്മെന്റ് ഉറപ്പാ, നമ്മള് ചെയ്യുന്ന ജോബിന് അനുസരിച്ചിട്ടാ ഉണ്ടാവുക. അല്ലേ ഇപ്പോ ഏർ അധികം ഞാൻ ഇങ്ങനെ കുറെ കോഴ്‌സൊക്കെ നോക്കിയതിലൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് അസിറ്റന്സ് എന്നാണ് കാണിക്കുന്നത് അതൊക്കെ ആണോ എന്നറിയാനാണ്. അല്ലല്ലാ പിന്നെ എല്ലാ സ്ഥലവും നല്ല നോക്കിയിട്ട് വേണം ചേരാൻ.

വെറുതെ പൈസ കൊടുത്ത പഠിച്ചിട്ട് ഉം

അഹ് ഓക്കെ.

ഹലോ ഇതാരാണ്? മാം ഇത് ഇത് ആരായിരുന്നു? ഞാൻ ഇബാന ജാസ്മിന് എനിക്ക് ഇതിലേക്ക് ഒരു കാൾ വന്നിട്ടുണ്ടായിരുന്നു. ആണോ അത് സിസ്റ്റം വൈസ് എല്ലാവർക്കും കാൾ ചെയ്തതായിരുന്നു നിങ്ങളുടെ ഈ വായനാടുള്ള എല്ലാ കോളേജിലും എല്ലാ സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഞങ്ങൾ കാൾ ചെയ്തതായിരുന്നു. ഇപ്പൊ ഇബാന ജാസ്മിന്റെ ഡിറ്റയിൽസ് ഒന്ന് പറയോ ഏതു സ്കൂളിലാണ് പഠിക്കുന്നേ? ഞാൻ പഠിച്ചത് മേപ്പാടി ഗവർമെന്റ് സ്കൂളിൽ ആയിരുന്നു. ഗേൾസ് സ്കൂൾ ആണോ?

ആഹ് എന്റെ നമ്പർ എവിടുന്നാണ് കിട്ടിയത്? അത് നിങ്ങളുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ തന്നതാണ് കാരണം ഇപ്പൊ കുട്ടികൾ പലതും പുറത്തുപോയാണ്‌ പഠിക്കുന്നത്, പിന്നെ ഏതൊക്കെ കോഴ്സ് എടുക്കണം അപ്പോ കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് സഹായിക്കുക അതാണ് ഞങ്ങളുടെ ഒരു ഇത് അത് നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരുകയോ അങ്ങനത്തെ ഒരു കാര്യവും ഇല്ല അങ്ങനത്തെ ഒന്നുമല്ല ഇത് നിങ്ങൾ എന്ത് കോഴ്സിലേക്ക് ആണ് ച്ചേരേണ്ടത് പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുത്തു തരിക അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒക്കെ നിങ്ങളെ ഒന്ന് ഹെല്പ് ചെയ്യുക കാരണം നിങ്ങൾ ചെറിയ കുട്ടികൾ ആണെല്ലോ ഏതെങ്കിലും ചതിയിൽ ഒന്നും പോയി പെടാതെ

ഇബാന ഏതായിരുന്നു പ്ലസ് ടു എടുത്തത് വിഷയം? ഞാൻ സയൻസ് ആയിരുന്നു ബയോ സയൻസ് ആയിരുന്നു. അപ്പൊ എന്തിനു പോകാനാണ് മോൾക്ക് താല്പര്യം? എനിക്ക് എം. ബി. ബി. എസ് പോകാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ബിഎസ്സിനഴ്സിംഗ് എടുക്കണം. എത്ര പെർസെന്റജ് മാർക്കുണ്ടായിരുന്നു.

ഓകെയ് ഓകെ നി ഇത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും LBS ലും കൂടി കൊടുത്തിട് ബി എസ് സി നഴ്സിംഗ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മാനേജ്‌മന്റ് സീറ്റ് കിട്ടണം ഒന്നെങ്കിൽ ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ ഇഷ്ടമാണോ? ആഹ് പുറത്തു പോയി പഠിക്കാനൊക്കെ ഇഷ്ടമാണ്.

അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പൊ റിസൾട്ട് ഒക്കെ വന്നതല്ലേ കുട്ടികൾ സീറ്റുകൾ ബ്ലോക്ക് ചെയ്തു ഇടും അതിനു മുൻപ് തന്നെ ഒരു അയ്യായിരം രൂപ കൊടുത്തു നമുക്ക് സി

പിന്നെ നഴ്സിംഗ് എടുത്താൽ തന്നെ ഇപ്പൊ ഒരു നഴ്സിംഗ് അല്ലെ പല പല തരത്തിലുളള നഴ്സിംഗ് ഉണ്ട് ബിഎസ്സി അനസ്തേഷ്യ ടെക്നീഷ്യൻ ഉണ്ട് മിനോളജി അങ്ങനെ പല പല കാർഡിയോളജി അങ്ങനെ കുറെ ഡിപ്പാർമെന്റുകൾ വരുന്നുണ്ടല്ലോ അതിൽ ഏതാണ് അല്ലെങ്കിൽ പിന്നെ ബി എസ് സി മൈക്രോസോഫ്റ്റോ അങ്ങനെ എന്തെകിലും ആണെങ്കിൽ അതും എല്ലാ പല തരത്തിലുള്ളബയോടെക് അങ്ങനെ കുറെ വരുന്നുണ്ട് ഏതാണ് നിനക്ക് പഠിക്കാന് താല്പര്യം അത് എനിക്ക് വാട്സാപ്പിലെക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ അത് ഫുൾ ഡീറ്റെയിൽസും പിന്നെ അത് ഏതു കോളേജിലാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എനിക്ക് മാനേജ്‍മെന്റ് വഴി കേറാൻ താല്പര്യമില്ല എനിക്ക് മെറിറ്റിൽ കേറാനാണ് താല്പര്യം.

മോൾടെ ഒരു ബയോഡേറ്റ എന്താണ് പഠിച്ചത് ഏത് സ്ട്രീംആണ് അതൊക്കെ കൊടുത്തിടുക അപ്പൊ കിട്ടുവാണെകിൽ തന്നെ നമ്മുടെ മൈലിലേക്ക് മെസ്സേജ് വരും, സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏർ എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും കൊടുത്തിട് കാരണം ഫസ്റ്റ് കൊടുത്തിടുന്നവർക്ക് ഒരു മുൻഗണന ഉണ്ടാവും ആ വഴി കേറിപ്പോവാനും ചാൻസ് ഉണ്ട്. പിന്നെ നൈൻറ്റി സിക്സ് അല്ലെ പറഞ്ഞത് ഇടാതിരിക്കണ്ട കാരണം നൈൻറ്റി നൈൻ എബോ മാർക്ക് ഉള്ളവരോ നൈൻറ്റി നൈൻ പോയിന്റ് ഫൈവ് അങ്ങനെയുള്ള കുട്ടികൾ ഒട്ടും കിട്ടാത്തത് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഭാഗ്യത്തിന്റെ കളി ആയിരിക്കും, അപ്പൊ ഇനി കിട്ടിയില്ലെങ്കിലും വേറെന്തിനെങ്കിലും പോവാനോ അല്ലെങ്കിൽ വേറെന്തിലും പഠിക്കാനോ അല്ലെങ്കിൽ ഡിഗ്രിയോ എന്തായാലും നമ്മൾ എല്ലാത്തിനും കൊടുത്തിടുക കാരണം നമുക്ക് അറിയില്ല എന്തിനെക്കാണു കിട്ടുക എന്ന് ഗവെർന്മെന്റിന്റെ കാര്യമായത് കൊണ്ട് തന്നെ പല തരത്തിലും ഇപ്പൊ ഈ ആദിവാസികൾ അങ്ങനത്തെ കുട്ടികൾ ഒക്കെ ഇല്ലേ അവർക്ക് കുറച്ചും കൂടി മുൻഗണന ഉണ്ടാവും പിന്നെ ഓ. ബി. സി അങ്ങനെ കുറെ കാറ്റഗറി വരുന്നുണ്ട് അതിലുള്ള കുട്ടികൾക്ക് കുറച്ചു കൂടി മുൻഗണന ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ മുസ്ലിം കാറ്റഗറി അല്ലെ മോൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി കുറയും കാരണം ഹിന്ദു കുറെ താഴ്ന്ന ജാതിക്കാർക്ക് കുറച്ചും കൂടി മുൻഗണന കിട്ടും അപ്പൊ നിങ്ങൾ എന്തായാലും കൊടുത്തിടുക കൊടുത്തിടാതെ ഇരിക്കരുത്.

എന്തായാലും നോക്കണം പക്ഷെ ഞാൻ ഇങ്ങനെ മാനേജ്മന്റ് വഴി കേറാൻ എനിക്ക് എന്തായാലും താല്പര്യം ഇല്ല വീട്ടുകാർക്കും താല്പര്യം ഇല്ല കാരണം നൈൻറ്റി സിക്സ് പെർസെന്റജ് മാർക്ക് ഉള്ള സ്ഥിതിക്ക്, മാനേജ്മെന്റിൽ കേറിയിട്ട് കാര്യമില്ല വെറുതെ എന്തിനാണ് അത്രയും ഫീസ് കൊടുത്തു പഠിക്കേണ്ട ആവശ്യം എനിക്ക് അവിടെ വരുന്നില്ല എന്തായാലും ഞാൻ മെറിറ്റിൽ കേറാനെ താല്പര്യമുള്ളു പിന്നെ ബാംഗ്ലൂരിൽ ഒക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ, എന്തായാലും മാനേജ്‍മെന്റ് വഴിയേ കേറാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ഞാൻ കർണാടക ഓക്ക് നോക്കിയിട്ടുണ്ടായി അവിടെ ഒരു ഹോസ്റ്റൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ എന്റെ ഒരു കസിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഹോസ്പിറ്റലിൽ കർണാടക പക്ഷെ അവിടത്തെ ഫീസ് അവിടത്തെ മാനേജ്‍മെന്റിൽ കേറിയതാണ്. മാർക്കുണ്ടായിട്ടും മാനേജ്‍മെന്റിലാണ് കേറിയത് പക്ഷെ എനിക്ക് മാനേജ്മെന്റിൽ കേറാൻ വല്യ താല്പര്യമില്ല പിന്നെ എന്റെ വീട്ടിൽ തന്നെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം അങ്ങനെ ഉള്ള ഒരു ഫാമിലി ഒന്നുമല്ല വളരെ കഷ്ടപ്പെട്ട് വളർന്ന ഫാമിലിയാണ് കഷ്ടപ്പെട്ടാണ്, വീട്ടുകാരൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ കൂടുതൽ പൈസയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇറക്കാൻ പറ്റില്ല അപ്പൊ മെറിറ്റിൽ കേറാനാണ് എനിക്ക് താല്പര്യം മാനേജ്‌മന്റ് വഴി കേറാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല. ഏർ മോളെ മാനേജ്‌മന്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാനേജ്‌മന്റ് കോളേജിൽ ആയാലും ഒരു ഇരുപതു സീറ്റ് ഇപ്പൊ ഒരു മൊത്തം നാല്പതു സീറ്റ് ആണെങ്കിൽ, അത് ഒരു പത്തോ പതിനഞ്ചോ സീറ്റ് ഗവെർന്മെന്റുമായിട്ട് ഒരു കോളജിലേക്ക് വരും അപ്പൊ നിങ്ങൾക്ക്

എന്തായാലും ഇബാനാന്റെ മാമാർക്കിന്റെ ആ ഒരു ലിസ്റ്റ് ഇല്ലേ ആ ലിസ്റ്റും പിന്നെ ഏതു സബ്ജക്ട് ആണോ ഏതൊക്കെ ബിഎസ് സി നേഴ്സിങ് അല്ലെങ്കിൽ ഇതാണോ എടുക്കാന് താല്പര്യം. അല്ലെങ്കിൽ ജനറൽ നേഴ്സിങ്എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഇതാണോ നിനക്ക് താല്പര്യമുള്ളത് അത് മെൻഷൻ ചെയ്തു എന്റെ വാട്സാപ്പിലെക്ക് അയക്കു. ജനറൽ നേഴ്സിങ് ഒക്കെ എത്ര മാസത്തെ കോഴ്സ് ആണ്? ജനറൽ നേഴ്സിങ്എന്ന് പറഞ്ഞാൽ മൂന്നു കൊല്ലത്തെ കോഴ്സ് ആണ് ഡിപ്ലോമ കോഴ്സ് ആണ് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു ഒരു കൊല്ലം നമ്മൾപോസ്റ്റ് ഗ്രാജുവേഷൻ പിന്നെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ നേഴ്സിങ് പഠിക്കുകയാണെങ്കിൽ, ഏർ മൂന്ന് ലക്ഷം രൂപയിൽ നമുക്ക് കോഴ്സ് ഫിനിഷ് ചെയ്യാം.

അപ്പൊ ഇപ്പൊ കൂടുതൽ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറൽ നേഴ്സിങ് മൂന്ന് കൊല്ലം പഠിച്ചിട്ട് പിന്നെ അതിനു ശേഷം ഒരു കൊല്ലം ഇങ്ങനെ ചെയ്യലാണ്

അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി എസ് സി നഴ്സിംഗ് പല തരത്തിലുള്ള ഡിപ്പാർട്മെന്റ് ഉണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്തു പഠിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യംസ്പെഷ്യലൈസ് ചെയ്തു പഠിക്കുകയാണെകിൽ, കുറച്ചും കൂടി നമുക്ക് അതിനുളള ഓപ്പർച്യൂണിറ്റീസ്

പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ജർമൻ ലാംഗ്വേജ് ഒരു ആറു മാസം ഇരുന്ന് പഠിച്ചിട്ട് ജര്മനിൽ പോയി കോഴ്സ് എടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പൈസ പോലും ഫീസ് കൊടുക്കേണ്ടി വരില്ല. അതിൽ നമ്മൾ അവിടെ ഫീസും നമുക്ക് ഒരു ഇൻറ്റേൺ ഷിപ്പ് പോലെയൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ ആ പൈസ നമ്മുടെ ചിലവും കഴിഞ്ഞു വീട്ടിലേക്ക് പൈസ അയക്കാൻ ഉണ്ടാവും. പക്ഷെ അതിനു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജർമനിയിൽ മാത്രമേ പഠിക്കാനും ജർമനിയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നാട്ടിൽ വന്നിട് വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഒരു എക്സാം എഴുതിയിട്ട് അതുപോലെ എഴുതിയെടുക്കണം. എന്താണ് ഇബാനയുടെ താല്പര്യം ഇബാനയുടെ മാർക്ക് ലിസ്റ്റ് ഏർ ആധാറിന്റെ ഒരു കോപ്പി ഏർ പിന്നെ ഇതിലേക്ക് അയച്ചിട് നിങ്ങൾ പറഞ്ഞ അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽജോബ് കിട്ടുമെന്ന് ഉറപ്പാണോ അവിടെ ജോബ് ഗ്യാരണ്ടി ഉണ്ടോ? ഏർ ഇത് എന്ന് വെച്ചാൽ ഒരു കോഴ്‌സോ, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല മോളെ ജോബ് ഏർ ഉറപ്പു തരാൻ നമ്മൾ പഠിച്ചു നമ്മുടെ സ്കില് അനുസരിച്ചു നമ്മൾ കേറണം സഥപോലെ എക്സാം എഴുതി ഓരോ ഇൻറർവ്യൂസ് അറ്റൻഡ് ചെയ്തു നമ്മൾ അങ്ങനെ കേറണം. ജോബ് ഉറപ്പു തരാൻ നമ്മൾ ഇപ്പൊ ഒരു കോളേജിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ കോളേജ് നമുക്ക് ഒരിക്കലും ഒരു ഉറപ്പ് തരില്ല ഗവർമെന്റ് കോളേജിൽ പോയി പഠിക്കുമ്പോ അവർ ഒരിക്കലും നമുക്ക് ഇന്ന ദിവസം ഇന്റർവ്യൂ ഉണ്ട് അവർ നമ്മളിൽ നിന്ന് അത്രയും പൈസ മേടിച്ചിട്ട് ഒരു മാനേജ്‌മന്റ് കളിയാണിത് അപ്പോ അവര് പൈസ ബിസിനസിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ് ഗ്രാജുവേഷൻ പ്ലേസ്മെന്റ് തരും അത് തരണോന്ന് പറഞ്ഞു ഇതെന്ന് വെച്ചാലും നമുക്ക നമ്മള് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ചിലവിൽ തന്നെ നോക്കിയാപ്പോരേ നിങ്ങളുടെ ആവശ്യം ഇല്ലല്ലോ ഇവിടെ അതല്ല നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിച്ചാൽ മതി നിങ്ങൾക്ക് അല്ലെങ്കിൽ പഠിക്കണ്ട ആവശ്യമില്ലെങ്കിൽ പഠിക്കേണ്ട.

നഴ്സിംഗ് എന്ന് വെച്ചാല് അങ്ങനെയാണ് നമ്മൾ ഓൺ റിസ്ക് ഇൽ തന്നെ നമ്മൾ പഠിച്ചുഓൺ റിസ്ക് ഇൽ തന്നെ ജോലി കിട്ടണം ഇങ്ങനെ ഗ്രാജുവേഷനോ പ്ലേസ്മെനറ്റോ ഓ അവർ ഒരിക്കലും ഉറപ്പ് തരില്ല.

ശരി. hello

നന്നിമ്മ, സുഖമാണോ നന്നീ? എന്താ, സുഖമായിരുക്ക് തങ്കം. പിന്നെ, എന്താ ചെയ്യണേ? ഞാൻ ദാ വീട്ടില് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ busy ആണ? ഏർ busy ഒന്നുമില്ല, പ്രത്യേകിച്ച് busy ഒന്നുമില്ല. ഉം കഴിച്ചാ നന്നിമ്മ? ആ ഞാൻ കഴിച്ചു. കഴിച്ചോ? ആ കഴിച്ചു. നിങ്ങൾ എന്താ കഴിച്ചേ? ഞാൻ chapathi ഓ ഇവിടെയും chapathi തന്നെ നന്നി. ആണോ?

നിന്നേ, chapathi ക്ക് എന്താ കറി? ഇവിടെ മീൻകറി. അവിടെയോ?

ആഹ് ആയിക്കോട്ടെ. ഉം നന്നിമ്മ, വൈകുന്നേരത്തിന് ഞാന് biryani ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുണു